ആദ്യമായി ആദി എന്തിനു വേണ്ടി എങ്ങനെയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയത് എന്നു പരിശോധിക്കണം സ്ഥിതി വിവരണ കണക്കുകൾ തയ്യാറാകുമ്പോൾ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കണക്കിലെടുത്ത് എന്തെല്ലാം കണക്കിലെടുത്തില്ല എന്നതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് വാസ്തവത്തിൽ എന്താണ് census പ്രവർത്തനം ജനങ്ങളുടെ സാമൂഹ്യ പരമായ അവസ്ഥയെ സൗകര്യ പ്രധമായ സ്ഥിതി വിവരകണക്കാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അത് എന്നാലിതിൽ ഒട്ടനവധി ഒട്ടനനവധി അവ്യക്തതകൾ കടന്നു കൂടിയിട്ടുണ്ട്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 ഈ വിഭജനം പലപ്പോഴും ഏകപക്ഷീയവും യാഥാർഥ്യവുമാവാം അപ്പോൾ അദ്ദേഹത്തെ ശില്പിയുടെ ഗണത്തിൽ പെടുത്തുമോ വ്യാപാരിയുടെ ഗണത്തിൽ പെടുത്തുമോ അതേപോലെ തന്നെ ഒരു കർഷകൻ ചിലപ്പോൾ തൻറെ ഉൽപന്നങ്ങൾ പണ്ട് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നവനായിരിക്കും അദ്ദേഹത്തെ കർഷകനായിട്ടാണോ കച്ചോടക്കാരനായിട്ടാണോ കണക്കാക്കുക

ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും വിധേയമായിക്കൂട എന്നായിരുന്നു അവരുടെ ധാരണ ഇതിനെല്ലാം പുറമെ വിവരങ്ങൾ നൽകുമ്പോൾ ഇല്ലാത്ത ഉയർന്ന പദവി തങ്ങൾക്ക് ഉണ്ടെന്ന് പലരും പറയും ഉദാഹരണത്തിന് പട്ടണത്തിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ചിലപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ വീടുതോറും നടന്ന് ശേഖരിച്ചു കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട് എന്ന് വിചാരിക്കുക census ഉദ്യോഗസ്ഥനോട് അയാൾ പറയുക താൻ വ്യാപാരിയാണെന്ന് അല്ലാതെ കൂലിപ്പണിക്കാരനാണെന്നല്ല കാരണം വ്യാപാരം കൂലിപ്പണിയെക്കാൾ മാന്യമായ ജോലിയാണെന്ന് ധാരണയാണ് അളയാളെ

പല രോഗങ്ങളും report ചെയ്യാറുമില്ല പിന്നെ എങ്ങനെയാണ് ഇവയെ സമ്പന്ധിച്ച കണക്കുകൾ കൃത്യമാവുക ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ശക്തകാരന്മാർ census report നെ തെളിവായി സ്വീകരിക്കാൻ ഈ പരിമിതികൾ എല്ലാം ഉണ്ടെങ്കിലും colonial കാലത്തെ നഗരങ്ങളെ കുറിച്ച് പഠിക്കാൻ census report ഉം survey map ഉകളും municipal record കളുമെല്ലാം വളരെ സഹായകമാണെന്നത് നിസ്ത്രപ് നിസ്തർക്കമാണ് ഇനി ഈ മാറ്റത്തെ സൂചിപ്പിക്കുന്ന പ്രവണതകളെ കുറിച്ച് ചർച്ച ചെയ്യാം census report കളുടെ സൂക്ഷ്‌മമായ പഠനം ആശ്ചര്യകരമായ ചില പ്രവണതകൾ ചൂണ്ടികാണിക്കുന്നു ആയിരത്തി എണ്ണൂറിനു ശേഷം ഇന്ത്യയിൽ നഗരവൽകരണം വളരേ മന്ദഗതിയിലായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് മുഴുവനും ഇരുപതാം നൂറ്റാണ്ടിൻറെ ആദ്യ രണ്ട് ദശങ്ങളിലും ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുമായുള്ള നഗര ജനസംഖ്യയുടെ അനുപാതം വളരെ താഴ്ന്നതായിരുന്നു ആയിരത്തി തൊള്ളാ തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് വരെയുള്ള

വ്യത്യസ്‌ത പ്രദേശങ്ങളിൽ നഗര വികസനത്തിന്റെ രീതികളും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാനടനായിരുന്നു ചെറിയ പട്ടണങ്ങൾക്ക് സാമ്പത്തികമായി വികസിക്കാൻ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു അതേ അവസരത്തിൽ കൽക്കത്ത ബോംബെ മദ്രാസ് എന്നീ നഗരങ്ങൾ ദ്രുതഗതിയിൽ വളർന്നു ഈ മൂന്ന് നഗരങ്ങളുടെയും വളർച്ച അന്ന് നിലനിന്നിരുന്ന മറ്റു ചെറിയ നഗര കേന്ദ്രങ്ങളുടെ ചെലവിലായിരുന്നു colonial സമ്പത്ത് വ്യവസ്ഥയുടെ മകുടങ്ങളായിരുന്നു ഈ വൻ നഗരങ്ങൾ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ പരുത്തി തുടങ്ങിയ കയറ്റുമതിക്കു വേണ്ടിയുള്ള indian ഉൽപന്നങ്ങളുടെ സംഭരണ dippo കളയാണ് ഈ നഗരങ്ങൾ പ്രവർത്തിച്ചത്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 ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്നിൽ railway പ്രവർത്തനം ആരംഭിച്ചതോടെ പട്ടണങ്ങൾക്ക് ഭാഗ്യം കൈവന്നു സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം പരമ്പരാഗത പട്ടണങ്ങളീന്ന് മാറി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

railway ശൃംഖല വ്യാപിച്ചപ്പോൾ railway workshop കളും railway colony യും നിലവിൽ വന്നു ജമൽപൂർ വാൾട്ട് ടയർ ബരേലി തുടങ്ങിയ railway പട്ടണങ്ങൾ ധ്രുതഗതിയിൽ വളർന്നു വികസിച്ചു പതിനെട്ടാം നൂറ്റാണ്ടോടു കൂടി മദ്രാസ് കൊൽക്കത്ത ബോംബൈ എന്നിവ വലിയ തുറമുഖങ്ങളായ് വളർന്നു വ്യാപാര സാധനങ്ങൾ ശേഖരിക്കാൻ പറ്റിയ കേന്ദ്രങ്ങളായിരുന്നു ഇത് ഇവിടങ്ങളിലെല്ലാം english east india company factory കൾ സ്ഥാപിച്ചു മറ്റ് european company കളുമായി കടുത്ത മത്സരം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ factory കളെല്ലാം സായൂധീകരിക്കപ്പെട്ടു മദ്രാസിലെ saint ജോർജ് കോട്ടയും കൽക്കത്തയിലെ വില്യം കോട്ടയും ബോംബയിലെ കോട്ടയും british അധിവാസ സ്ഥലങ്ങളെ പ്രത്യേകമായ അടയാളപ്പെടുത്തി indian വ്യാപാരികളും ശില്പികളും യൂറോപ്യൻ വ്യാപാരികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന മറ്റുള്ളവരും കോട്ടകൾക്ക് പുറത്തായിരുന്നു താമസിച്ചിരുന്നത്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 ഇത്ര ഇത്രയെല്ലാമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം

hello എന്തെല്ല വിശേഷം

എങ്ങനെക്കെയാണ് എവിടളേ ഞാന് നാട്ടിലിണ്ടിപ്പം ന്താ വിശേഷം തലശ്ശേരി ഇണ്ടോ അഹ് കേക്ക്ന്ന്ണ്ട്‌ തലശ്ശേരി

ആഹ് അതെ അതെ അതെ എന്താ നിൻറെന്താ പരിപാടി പരിപാടി ഒന്നുല്ല വെറുതെ പൊരേലിരിക്കലന്നെ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

ഏതാ field എന്താ നോക്കുന്നെ എന്ത് job ആ നോക്കുന്നെ ഞാന് actually ആഹ് പഠിച്ച field ആയിറ്റ് വെല്യ താൽപ്പര്യയില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് വേറെന്തെങ്കിലും ചെയ്‍തിറ്റ് ആട

അങ്ങനെ വീട്ടിന്നന്നെ ചെയ്തിറ്റ് ഇണ്ടായിരുന്നോ എങ്ങനെ

degree ക്ക് ശേഷം ഇണ്ടായിരുന്നില്ല ആഹ് ആഹ് ആഹ് എന്തേങ്ങും job ന് try ചെയ്‌തിറ്റിണ്ടയ്‌നാ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

ആണോ okay ഞാനിപ്പോ അതാ ചെറിയൊരു job ന് കേറാനൊക്കെ പോണതാണ് പിന്നെ ഞാനൊരു medical coding course ചെയ്തിറ്റിണ്ടായിന് അങ്ങനെ അയിന്റെ training ഒക്കെ കയിഞ്ഞിറങ്ങി അത്യാവശ്യം നല്ലൊരു placement ലേക്ക് പോവാൻ പോവാ ആണോ അവിടെങ്ങനെയാ fees ഒക്കെ വെരുന്നേ ഇല്ല fees വെല്യ fees ഒന്നൂല്ലപ്പ ചെറിയെ നമക്ക് മ്മക് നമ്മളെക്കൊണ്ട് ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒര് fees എ ഉള്ളു fees എല്ല ഇവര് maximum placement ന്ന് ഇള്ള കാര്യായിരുന്നു ഇവര് job ൻറെ സമയത്ത് offer ചെയ്തിറ്റിണ്ടർന്നേ അത് അത്പോലെതന്നെ ഇപ്പൊ കിട്ടിറ്റിണ്ട് interview കാര്യങ്ങളൊക്കെ കൈഞ്ഞ് ഇപ്പൊ placement നുള്ള രീതിലേക്ക് പോവാൻ പറ്റ അത് പൂവാൻ വേണ്ടി പോവാണ് അല്ല ഇതിപ്പോ പിന്ന് ആഹ് ഇതിപ്പം പഠിച്ച എവിടനിന്ന നാട്ട്ത്തന്നെയാ ഇത് എഡ്വിൻ അക്കാദമിന്ന് പറേന്ന ആണ് നമ്മളെ കണ്ണൂരും കാലിക്കറ്റും ഒക്കെ ഇവര്ക്ക് branch ഇണ്ട് പക്ഷെ head quaters വരുന്നേ കണ്ണൂര് ആണ് branch കാലിക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ വെറുതേരിന്നപ്പന്റെ friend placement ആയിറ്റ് അവിടെ job കേറിയൊരു story കണ്ടിരുന്നു instagram ല് അപ്പൊ ഇങ്ങനെ just അവളോട്‌ ഇത് ചോയ്ച്ചപ്പോ അവള് പറഞ്ഞിങ്ങനെ ഇവിടുന്ന് പടിച്ചെറങ്ങിയാണ് അവരെന്നെ placement ഉം കാര്യങ്ങളും ചെയ്തെരലിൻഡ്ന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന്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

അഹ് certification ന്ന് പറഞ്ഞാല് AAPCapproval ആയിട്ടുള്ള institute ആണ് ISOcertification നുണ്ട് അപ്പൊ പിന്നെ ഒന്നുനോക്കുല്ല join ചെയ്തു പിന്നെ offline ഏനു നോക്കിയത് വെറുതേ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ വിചാരിച്ചിട്ട് പോയിട്ടെന്തേ ചെയ്യന്നിള്ള plan ഇലാണ് അപ്പൊ ഏത് വന്നപ്പൊത്തന്നെ offline class ആണല്ലോന്ന് വിചാരിച്ചിറ്റ് പോയി ചെയ്യാൻ വേണ്ടിറ്റ് തൊടങ്ങിയതാ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 നമ്മളിപ്പോ medical coding course മ്മള് പെട്ടന്ന് കേക്കുമ്പോ വിചാരിയ്ക്ക ഇത് science വേണം അവര്ക്ക് മാത്രേ പോകാൻ പറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല ശെരിക്കും ഇതിപ്പോ മ്‌ചം science പഠിച്ച ആളെങ്കിലൊര്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

B. TECH ആ അപ്പൊ എനക്കിത് ഏർ suit ആവോ B. TECH ന്ന് പറഞ്ഞാല് എല്ലാ ഏത് ഏത് പഠിച്ച ആളായാലും medical code ഇതിനി qualification ന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചയിഞ്ഞാല് any degree എന്നുള്ള qualification ആ പിന്നെ plus two പഠിച്ചവരും ചെയ്യുന്നിണ്ട് പിന്നെ ചെല companies ഉം degree ചോയ്ക്കുന്നിണ്ട്‌ അത്രമാത്രം ഇപ്പൊ institute തന്നെ ഒരുപാടാൾക്കാരിത് ചെയ്യുന്നുണ്ട്

university ഇല്ല AAPC ൻറെ direct ആയിട്ടുള്ള ഒര് approval ഉള്ള institute ആണ് അപ്പൊ നമുക് certificate ന് എവിടെപ്പോയാലും value ആണ് ശെരിക്കും അങ്ങനെ ആ AAPC ൻറെ approval ഉള്ള എ institute കൊറവാണ് ശെരിക്കും അതിലൊന്ന് ഇവരാണ്

ma'am നെ contact ചെയ്താൽ ma'am available ആയിരിക്കും നമുക്ക് doubts clearance കളും കാര്യങ്ങളും ഒക്കെ അവര് ചെയ്തത് തെര്ന്നിൻഡ് പിന്നെ CPC ൻറെ exam ഇണ്ട് അതിനുവേണ്ട preparations ഒക്കെ മറ്റേ institute huge amount വാങ്ങിക്കിന്നിണ്ട് അത് നമ്മളവിടുത്തെ student ആണെങ്കില് CPC ന്ന് വെച്ചയ്‌നാൽ പോവുമ്പോ ഒര് പിന്ന ഒര് certification ആണ് അതിപ്പോ മ്മളെ entrance പോലാണ് മ്മളതെവിടെ പഠിച്ചയിഞ്ഞാലും directexam board ലേക്ക് payment ചെയ്‍തിട്ട് ചെയ്യണ്ടേ ഒര് exam ആണ് നിങ്ങളെപ്പോലില്ലൊരു ഏതൊരു entrance ആയാലും ഇപ്പൊപ്പിന്നെ ഒരുപാട് centers ഇണ്ട് ല്ലേ നല്ല സ്ഥലംന്ന് പറേന്നെ നമുക്ക് direct ചെയ്യണ്ടേ സംഭവ അത് പോലാണ് ഈയൊരു medical coding ൻറെ ഒര് AAPC പറേന്നെ authority ൻറെ under ലുള്ളതാണ് ഈ CPCexam അത് നമ്മൾ എട പഠിച്ച നമ്മള് ചെയ്യണെങ്കില് നമുക്കിപ്പൊ അവരുടെ coaching ന് മാത്രം മതി institute കൾ വലിയ amount വാങ്ങിക്കുന്നത് ശെരിക്കും പക്ഷെങ്കിൽ ഇവർ ഇവരുടെ student ആണെങ്കിൽ അത് free of cost ന്നുള്ള രീതി തന്നെ നമുക്ക് ചെയ്തരിന്നിണ്ട് ഈ exam ന് നല്ല fees വേരിന്നിണ്ടോ എങ്ങനെയാണ് കാര്യ ആഹ് exam ന് dollar ൻറെ base ലാണ് fees വെര്ന്നത് എനിക്ക് തോന്നുന്നു last ഇപ്പൊ ലോക്കെ അമ്പത്തൊന്നായിരം അമ്പത്തനാലായിരം ആ range ല് വന്നിറ്റിണ്ട് പക്ഷേങ്കില് ഇത് mandatory ആണോന്ന് ചോയിച്ച നമുക്ക് salary difference ആണ് ശെരിക്കും അതല്ലെങ്കിലുള്ള salary യും ഈ ഒര് exam track ചെയ്ത നമുക് അതിൻറെ better salary ലേക്ക് പോകാൻ പറ്റും ഇപ്പൊ normally നമ്മള് എന്തായാലും ഇതിനിറങ്ങി അപ്പൊ അതും കൂടെ track ചെയ്തയിഞ്ഞ കുറച്ച്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 ല്ലാം ചെയ്തേർന്നിണ്ട് അത് withoutCPC ക്ക് ഇവിടെ ചെയ്യന്നിണ്ട് എങ്ങനെ ഇപ്പൊ നമ്മള് CPC exam ന്ന് പറഞ്ഞ exam ലെ എഴ്താണ്ട് ഇപ്പൊ നമുക്ക് വേറെന്തെങ്കിലും കിട്ടുവ already മൂന്നുമാസ നമ്മളെ ഇവരെ പറയുമ്പോ ISO ആണ് അത് ഇവരെ ഏത് course ൻറെ certificate ആയാലും ISOcertification ആണ് വേര്ന്നത് അപ്പൊ ആഹ് ISO ൻറെ കൂടെ ആണ് ഈ CPC ഇതും കൂടെ വന്ന് കയിഞ്ഞയിഞ്ഞ നമക്ക് double value ന്ന് ഇള്ളതാണ് പക്ഷേ ഓര് placementCPC ഇല്ലാതെ തന്നെ offer ചെയ്യുന്നുണ്ട് ശരിക്കും പിന്നെ നമുക്കൊരു better salary package ഉം കാര്യങ്ങളൊക്കെ വേണെങ്കിലാണ് നമ്മള് ഈ സംഭവത്തിലേക് പോവേണ്ടത് ഈ placement ന്ന് പറേന്നതൊക്കെ എങ്ങനെയാ ഈ interview കാര്യങ്ങളൊക്കെ അവര് maximum നല്ല രീതില് complete ചെയ്യുന്നവർക്ക് അവരെന്നെ placement എന്ന രീതിയില് interview board വരെ എത്തിക്കും ബാക്കി നിങ്ങള്ന്ന് അല്ല നമുക്ക് placement ഇല് എത്തുന്നവരെ ഇള്ള എല്ലാ support അവര് ചെയ്തിരിക്കും നമുക്കോര് interview കിട്ടിയില്ല next interview ന് വേണ്ട കാര്യങ്ങളൊക്കെ അവര് ചെയ്തേര്ന്ന്ണ്ട് പിന്നെ interview preparation ആയാലും training ആയാലും ഞാൻ പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളും ഇവരെ side ന്നന്നെ provide ചെയ്യന്നിണ്ട് okay okay ഇത് നമ്മളിപ്പോ CPC ൻറെ കാര്യത്തിനായിറ്റ് extra training വല്ലോം നമ്മള് എടക്കേണ്ടേരുഓ student ആണെങ്കില് ഇപ്പൊ നമ്മളെല്ലാരും ഈ ഒര് course പടിച്ചെറങ്ങി അപ്പൊത്തന്നെ CPCtrack ചെയ്യാൻ നോക്കുന്നൊരരിക്കുല അല്ലെ മ്ച ഇപ്പൊ ഞാനായാലും ആരായാലും അതിമ്മക്കിപ്പോ ഇപ്പൊ കൊറേ financial issues ഉം കാര്യങ്ങളും അപ്പൊ എനക്കിപ്പോത്തന്നെ CPC ന്ന് പറേന്നത് possible അല്ലല്ലോ അപ്പൊ ഞാന് വീട്ടിൽ പറഞ്ഞപ്പോ അവര് അങ്ങനൊക്കെയാ പറഞ്ഞെ അഹ് അപ്പൊ ഞാനിങ്ങനെ അവിടെ ചോയിച്ചിറ്റിണ്ടായിന് എനക്കിപ്പോത്തന്നെ CPC അപ്പവര് എൻ്റെടുത്ത് പറഞ്ഞ കാര്യം നീ എപ്പഴാണോ CPCtrack ചെയ്യാനുദ്ദേശിക്കുന്നെ ആ സമയത്തവര് അവരെ student ആണെങ്കില് without any cost അവര് ചെയ്തെരുന്ന പറഞ്ഞിറ്റിണ്ടായിനി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

ഇഞ്ഞപ്പോ തലശ്ശേരി അല്ലെ എനക്ക് തോന്നിന്ന് കണ്ണൂര് ഇവരിക്ക് town അല്ലെ താണ ന്ന് പറയുന്ന സ്ഥലത്തുണ്ട് പിന്നെ ധർമശാലന്ന് പറയുന്ന സ്ഥലത്തുണ്ട് എനക്ക് തോന്നുന്ന് നിനിക്ക് nearest ആയിറ്റ് ഇണ്ടവ താണ ആരിക്കും അവിടെ പോയി കയിഞ്ഞയിഞ്ഞാല്

എടാ ഇത് online ന്ന് പറയുമ്പോ same സാധനം same fees ല് വ്യത്യാസണ്ട് ഞാനിപ്പോ offline പഠിച്ചിറ്റില്ലേ ഇരുപത്തേഴായിരത്തിനാണ് പക്ഷെ online എനക്ക് തോന്നുന്നേ fees വരുന്നേ ഇരുപത്രണ്ടായിരാന്ന് പഷേങ്കി ഇതിന്റെ textbook അത്‌ന്ന് വെച്ചായിഞ്ഞാല് നിനക്കറിയില്ലേ മ്മള് physical class ആവുമ്പൊ അവർക്ക് rent ഉം കാര്യങ്ങളൊക്കെ ഇണ്ടാവൂല്ലോ online class ആവുമ്പോ അത്രകണ്ട് expense അതായിരിക്കാം പക്ഷേങ്കില് സംഭവ syllabus ആയാലും certificate ആയാലും ഒക്കെ same ആണ് certificate ഇലേവിടേം online ന്നോ കാര്യങ്ങളോ mention ചെയ്യുന്നില്ല ഈ coaching ആയാലൊക്കെ ഈ online students നും provide ചെയ്യുന്നുണ്ട് ഇനീപ്പോ part time job ഒക്കെ നോക്കുന്നൊരാളാണെങ്കിലും മ്ച് അറിയാലോ

google meet കൂടെ എ class ഇണ്ടാവുആ daily one and half hour ആണ്അപ്പൊ നിനക്കിപ്പോ ഈ ഏത് time ആണ് duty ന്നെല്ലാം നോക്കിറ്റെല്ലാം adjust ചെയ്യാനും പറ്റും morning batch ഇൻഡ് അവര്ക്ക് afternoon batch ഇൻഡ് night batch ഇൻഡ് പിന്നെഎതിലേക്ക് വേണെങ്കിലും join ചെയ്യാനും പറ്റും

വേണ്ട ഇത് text books ഇവരെ side ന്നന്നെ ഇവര് provide ചെയ്യുന്നുണ്ട് പിന്നാ അത്‌ ഈ fees തന്നെ imported ആണ് extra charges കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല അതേപോലെ online ആണെങ്കിൽ നിൻറെ address ലേക്ക് courier ചെയ്തേരും offline ലാണെങ്കിൽ institute തെരും അങ്ങനാ ഇണ്ടവ പിന്നെ text book കളാ ICD ന്നും പറയും CPT ന്നും പറയും ഈ രണ്ട് text book അവര് ഈ fees തന്നെ included ആക്കിട്ടാണ് തെരുന്നെ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

placement ന്ന് വെച്ച maximum ഇവര്ന്നെ ഇവര്ക്ക് companies തന്നെ tie up ഉണ്ട് ഇപ്പോ recent ആയിട്ട് USbased ആയിട്ടുള്ള company ആയിട്ട് tie up ആയിറ്റുണ്ട് അപ്പോം ഇപ്പൊ ഇവിടുന്ന് passout ആയ കുട്ടികള് almost placed ആയത് ആ ഒര് company ലേക്ക് അവര് കണ്ണൂര് ഇരുന്നിട്ട് work ചെയ്യാണ് ശെരിക്കും പിന്നെ salary package ഉം കാര്യങ്ങളും അവർക്ക് വരുന്നിണ്ട് അവരൊക്കെ ഇപ്പോരു nonCPC ആണ് starting salary പോലും twenty five and above വന്നിട്ടുണ്ട് ആ ഒര് placement ഇപ്പൊ കൊടുത്തോണ്ടിക്കുന്നെ ആണല്ലേ okay okay okay ഇതില് മ്മളി medical coding ന്നയാന്നോ അതോ programmes ആണോ എടാ coding ന്നൊക്കെ പറഞ്ഞ നീ വിചാരിക്കുന്നെ പോലെ programming language കളോ കാര്യങ്ങളൊന്നല്ല പിന്നെ alpha numeric code കളാരിക്കും ഇപ്പൊ science പഠിച്ചേ python java പോലുള്ള പ്രൊ programming language അല്ല അത് alpha numeric code ന്ന് പറഞ്ഞാല് a to z വരെ വരുന്ന alphabets ഉം zero to nine വരെ വെരുന്ന numbers ഉം linking ആയിട്ടുള്ള code കൾ ആയിരിക്കും ഇപ്പൊ പനി ന്ന് പറഞ്ഞ ഒരുരോഗമുണ്ടെങ്കില് r sixty point five ന്നാണ് ആ രോഗത്തിൻറെ code അപ്പത് ലോകത്ത് എവിടെ പോയിക്കയിഞ്ഞാലും ആ ഒര് രോഗത്തിന് ആ ഒര് code മാത്രേ ഇണ്ടാവുള്ളു അപ്പൊ പേരുകളും അതായത് alphabets ഉം numbers mingling ആയിറ്റ് ഓരോ രോഗങ്ങൾക്ക് ഓരോ code എന്നുള്ളതാരിക്കും അത് ഒരിക്കലും java python പോലെയുള്ള programming language കളല്ല ഒര് alpha numeric code കളാരിക്കും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

ഉം അങ്ങനല്ലേ okay okay okay അപ്പോത് പിന്നാ duration എത്രയാ മൂന്നുമാസം മതിയോ മൂന്നുമാസത്തെ course ആണ് ഇതിന്റെ കൂടെ അവര് one month training ചെയ്യന്നുണ്ട് ഞാപറഞ്ഞില്ലേ സിപി ഈ CPC exam ൻറെ preparation interview training അങ്ങനെയുള്ള കാര്യങ്ങള് ഇവര് ഇവരിതിന്റെ കൂടെ ചെയ്തീർന്നിൻഡ് നമുക്ക് training വേണെങ്കിൽ course കഴിഞ്ഞഉടനെ തന്നെ ചെയ്യാ ഇനിയതല്ല നിനക്കിപ്പോ വേണ്ടാ നീ CPC ഒക്കെ track ചെയ്യുന്ന സമയത് മതിയെങ്കി നിനക്കപ്പത് choose ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിതെല്ലാം handle ചെയ്യുന്ന tutor ആരാ നല്ല quality ഇള്ള ആൾക്കാരാണോ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 ഇവിടെ class എടക്കുന്നേനാണെന്ൻഗിലും അതെന്നെ ഒര് plus point ആ പിന്നെ ഒരുപാട് കുട്ടികളെ വെച് batch start ചെയ്യാറില്ല നമുക്ക് ആ personal attention കിട്ടാന് ഒര് batch ല് maximum പോയ പത്തോ പന്ത്രണ്ടോ കുട്ടിയള് അത്രയ ഇണ്ടാവൂ അപ്പൊ നമുക്ക് personal attention ഉം കാര്യങ്ങളും കിട്ടിന്നിണ്ട് ഇവിടെ ശെരിക്കും ഞാൻ നല്ല satisfied ആയിരുന്നു പഠിചേറങ്ങിയപ്പോ ആ attention ആയാലും കാര്യങ്ങളായാലും ഇപ്പഴായാലും അയെല്ലാം നമ്മളെ ചെയ്തോണ്ടിക്ന്നിണ്ട് ഓരോ placement ൻറെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അപ്പൊ നമ്മക്ക് വല്യൊരു satisfied ന്നുള്ള രീതിലേക്ക് ഇതിന് പോവാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിപ്പോ exams ഇപ്പൊ എങ്ങനത്തെ type exams ഇണ്ടവ online ആ objective type exam ആണ് പിന്നത് മാത്രല്ല ഈൻറ exam ൻറെ ഏറ്റോം വെല്യ പ്രേത്യേകത open exam ആണ് ശെരിക്കും അതായ നമുക്ക് LLB ഒക്കെ പോലെ text book നിവർത്തിവെച്ചിട്ടാണ് ഇതിൻറെ exam ഇണ്ടാവാ okay അപ്പോം അവിടെപ്പം ആഹ് exam പെട്ടന്ന് pass നോക്കെ പ് പിന്ന open exam ആണ് പിന്ന ഈ ചയിഞ്ഞാലി famous ആയിറ്റുള്ള കൊറച്ച് രോഗങ്ങള് ഏർ code മാത്രം നമ്മള് byheart പഠിക്കണ്ട ആവശ്യമുള്ളു ബാക്കി നമുക്ക് open exam ആയത്കൊണ്ട് തന്നെ അതിനതിൻറെതായിറ്റുള്ള രീതില് maintain കൊണ്ടുപോവാൻ വേണ്ടി പറ്റും എടാ CPC ആണെങ്കില് ആ ഒര് രണ്ട attempt ആണ് ഒര് payment ല് പറയുന്നേ അപ്പൊ ഫ അങ്ങനെ first attempt ൽ കിട്ടാറുണ്ട് second ലേക്ക് പോവാ chance ഒക്കെ കൊറവാണ് ശെരിക്കും first ഇൽ തന്നെ ഞാ almost കിട്ടാറുണ്ട്

ഇല്ല ഞാനിപ്പോ prepare ചെയ്തോണ്ട് നിക്കുന്നെ ഇള്ളൂ ഞാനിപ്പോ അയിന്റെ preparation ല് coaching ലാണ് ഇള്ളത് അത്യാവശ്യം നല്ല രീതിലുള്ള coaching ഉം കാര്യങ്ങളും ഇവര് provide ചെയ്യുന്നുണ്ട് അയിന്റെ കൂടെ നമ്മളും ഏർ നമ്മളും നല്ല രീതിക്ക് പഠിക്കാനെങ്കിൽ നമുക്കൊരു CPC ന്താ ല് seventy five and above ലേക്ക് പോവാൻ വേണ്ടി പറ്റും ഇത് depends percentage ആണ് ശെരിക്കും mark ഇത്ന്നിളേലുപരി എത്ര percentage ന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് കയിഞ്ഞ ഞാനും പൊറത്തേക്ക് പോവാനാ വിചാരിക്കുന്നെ അപ്പൊ എനക്കിപ്പോ നല്ലൊരു salary package ഇള്ളൊരു job ന് കേറാൻ പറ്റുന്നുള്ള കാര്യം ഇ്ജെന്ത ബെർതെ ഇരിക്കല്ലേ ന്തായാലും ന്തെങ്കിലു നന്നാവൂലെ നീ ഒര് കാര്യം ചെയ് എനക്കയ്യിന്റെ details ഒന്ന് whatsapp അയച്ച ഞാ location നും കാര്യങ്ങളും ഞാനയചേര പിന്നത് അയച്ചേര ആഹ് contact number ഒക്കെ ഞാൻ share ചെയ്യാ ഇന്ജെന്തായാലും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

ആഹ് okay ഡാ എന്ന ശെരി hello ഞാൻ ഇവിടെ സംസാരിക്കാൻ പോവുന്നത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തെ പറ്റിയാണ് ഒരു portuguese foot baller ആണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇവര് ഏർ നിലവിൽ പോർച്ചുഗൽ ദേശീയ team ൽ team നുവേണ്ടിയും manchester united ന് വേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച foot ball കളിക്കാരിൽ ഒരാളായി കണക്കാക്കുന്നു ഇപ്പോൾ അദ്ദേഹം al nassr എന്ന സൗദി club ലെ കളിക്കുന്നത്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 കാഴ്ചവച്ച ഇദ്ദേഹം രണ്ട് season കൾക്ക് ശേഷം sporting team ലേക്ക് മാറി റൊണാൾഡോയുടെ മികച്ച കഴിവുകളെ ശ്രദ്ധിച്ച manchester united ൻറെ manager sir അലക്സ് ഫെർഗുസൺ രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ടു വയസുള്ള റൊണാള്ഡോയുമായി പന്ത്രണ്ടേ point രണ്ടുലക്ഷത്തിൽ കരാറിൽ ഏർപ്പെട്ടു.

uefaeurope cup ൽ ഇദ്ദേഹം ഏർ ഉൾപ്പെട്ട പോർച്ചുഗൽ team രണ്ടാംസ്ഥാനം നേടി രണ്ടായിരത്തി എട്ടിൽ റൊണാൾഡോ തന്റെ ആദ്യ uefachampions league നേടി കലാശകളിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹമായിരുന്നു. അതെ വർഷം റൊണാൾഡോ fifaworld cup player of the year ആയി world player of the year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടെ അറുപത് നാല്പത് വർഷത്തിൽ manchester united ൽ നിന്നുമായുള്ള ആദ്യ ബേ ഏർ ballon d 'or ജേതാവുമായി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 താരം കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തെ വാലന്റിയോ പുരസ്കാരം കൂടി നേടിയതോടെ foot ball ചരിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറു season ൽ റൊണാൾഡോയെ യുടെ career ലെ ഏറ്റവും മികച്ച season ആയി കണക്കാക്ക ന്നുണ്ട് കണക്കാക്കുന്നു ലോകത്തിലെ ഏറ്റവും വിപണന ഏർ വിപണനതരവും പ്രശസ്തവുമായ കായിക താരങ്ങളിൽ ഒരാളായ ഒരാളാണ് റൊണാൾഡോ രണ്ടായിരത്തിപതിനാറു പതിനേഴിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന athlete ആയും രണ്ടായിരത്തിപതിനാറു പതി ആഹ് മുതൽ പത്തൊൻപതു വരെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അത്ല ഏർ athlete ആയും തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ നൂറിൽ പരം ആഹ് പേരുടെ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെടു ആഹ് ഉൾപ്പെട്ടു രണ്ടായിരത്തിപതിനാല് ലോക ആഹ് ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ career ൽ ഒരു billion dollar സമ്പാദിച്ച ആദ്യത്തെ football കളിക്കാരൻ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 ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബം കൊടും ദാരിദ്രത്തിലായിരുന്നു ഇനി ഒരു മകനെ കൂടി വളർത്താൻ ഉള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്ത്യാനോ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗർഭാവസ്ഥയിലുള്ള റൊണാ ആഹ് റൊണാൾഡോയെ ചൂ ചൂടുള്ള beer കുടിച്ചു ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു പ്രതിസന്ധി ആഹ് കളെല്ലാം മറികടന്ന് കുഞ്ഞ് റൊണാൾ ജനിച്ചു ക്രിസ്ത്യനോ റൊണാൾഡോ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 അമ്മ മരിയ ഡോലോറസ് ഡോസ് സാന്റോ അവിറോ തന്റെ പ്രീയപ്പെട്ട നടൻ അന്നത്തെ അമേരിക്കൻ president ഉമായ റൊണാൾഡോ റീഗൻറെ പേര് പേരാണ് അച്ഛന് തന്റെ ഇളയ മകന് ഇട്ടത് റൊണാൾഡോവിനു ഹ്യൂഗ് ഉം ഹ്യൂഗോ എന്ന ജേഷ്ഠനും എല്മ ഏലിയാന കാറ്റിയ എന്നീ രണ്ടു ജേഷ്ഠത്തിമാരും ഉണ്ട് അദ്ദേഹത്തിന്റെ തുടക്കം റൊണാൾഡോ വളർന്നു വന്നത് portuguese club ബേൻസിക്ക ആഹ് പ്രേമിയാ ആഹ് പ്രേമിയായിട്ടാണ് എട്ടാം വയസിൽ amateur team മായ അൻഡോറിനക്കു വേണ്ടി കളിച്ചു ആയിരത്തിത്തൊള്ളായിരത്തിതൊണ്ണൂറ്റിയഞ്ചിൽ ആസിയോയിൽ ചേർന്നു അവിടെ cup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 sporting ന്റെ youth academy യായ പരിശീലനം തുടങ്ങി sporting ലെ under പതിനേഴ് under പതിനേഴ് under പതിനെട്ട് pt പിന്നെ first team എന്നിവയിൽ ഓരോ season ൽ കളിച്ച കളിക്കാരനാണ് റൊണാൾഡോ sporting നു വേണ്ടി തന്റെ ആദ്യ കളിയിൽ രണ്ട് goal കൾ നേടി റൊണാൾഡോ ശ്രദ്ധേയനായി. പതിനഞ്ചാം വയസിൽ racing heart എന്ന സ്ഥിതി പിടി പെട്ട റൊണാൾഡോവിനെ അമ്മയുടെ അനു ആഹ് അനുമതിയോടെ sporting അധികൃതർ അവിടെ operation നടത്തിയതിന് ശേഷം ഏർ കുറച്ചുദിവസങ്ങൾക്കുള്ളിൽ റൊണോ പരിശീലനം വീണ്ടും തുടങ്ങി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 ചെറുപ്പ നാളുകളിൽ കുറച്ചു എന്നായിരുന്നു അവർ കാരണം പറഞ്ഞിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഒക്കെ ആഹ് ഏർ എന്ന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

manchester മായിട്ടു കരാറിൽ ഒപ്പുവച്ചു. ഇതോടെ manchester ൽ വരുന്ന ആദ്യത്തെ portuguese താരമായി റൊണാൾഡോ ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager റോഡ് ചോദിച്ചു jersey number ഇരുപത്തിയെട്ട് ആവശ്യപ്പെട്ടു റൊണാൾഡോ sporting കളിച്ചത് ഈ number ലായിരുന്നു ഇന്ന് കാണുന്ന jersey number ഏഴ് ആണ് ഇന്ന് ആൾക്കാരിൽ ഒരുപാട് പ്രതീക്ഷകൾ പ്രത്യേകിച്ചു united ഇതിഹാസ താരങ്ങളായ ജോർജ് എറിക് ആന്റോ ഡേവിഡ് ബക്കർ തുടങ്ങിയ united ആഹ് number ഏഴ് കളിക്കാരുടെ പ്രകടനം കണ്ടു ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരിൽ നിന്നും അതെ നിലവാരത്തിൽ പ്രകടനം പ്രതീക്ഷിക്കും റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാഞ്ചസ്റ്റർ വിട്ടു വന്ന ശേഷം manager എന്നോട് ചോദിച്ചു എനിക്ക് ഏത് jersey number വേണമെന്ന് ഞാൻ ഇരുപത്തി എട്ട് ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല അല്ല നി number ഏഴ് തന്നെ ആണ് ആ പ്രശസ്ത ജീവിതത്തിൽ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി പ്രതീക്ഷ ഏർ പ്രതീക്ഷ ഏർ കളില് ഉയരാൻ എന്നെ നിർബന്ധിച്ചു റൊണാൾഡോ united നു വേണ്ടി ആദ്യമായി കളിക്കളത്തിലിറങ്ങിയപ്പോൾ ഉം ഉം നാല് ഏർ ഏർ zero നു ജയിച്ചു അറുപതാം minute ൽ പകരക്കാരനായിട്ട് ഇറങ്ങി united ലെ തൻറെ ആദ്യ goal നേടി എതിരെ ലൂടെയാണ് ആ കളിയുടെ മൂന്നു zero ൽ ജയിച്ചു റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താൻമാരുടെ ആയിരം ഏർ ആയിരാമത്തെ goal നേടിയത്